hallo നമസ്കാര ഞാൻ പറയാൻ പോകുന്നത് cricket കുറിച്ചാണ് പതിനൊന്നുപേർ വീതമുള്ള രണ്ട് team ഉകൾ കളിക്കുന്ന സംഗ കായിക വിനോദമാണ് cricket bat ഉം ball ഉം ഉപയോഗിച്ചുള്ള ഈ കാളി ബ്രിട്ടീഷ് കാരാണ് പ്രചരിപ്പിച്ചത് അതുകൊണ്ടുതന്നെ commonwealth രാജ്യങ്ങളിലാണ് ഫ് cricket നു പ്രചാരമുള്ളത് വൃത്താകൃതിയുള്ള പുൽ മൈതാനങ്ങളാണ് cricket കളിക്കുവാൻ ഉപയോഗിക്കുന്നത് മൈതാനത്തിന്റെ ഒത്ത നടുക്ക് മിറ്റ് meter ൽ തീർത്ത ദീർഘ ചതുരാകൃതിയിലുള്ള pitch ആണ് കളിയുടെ കേന്ദ്രം pitch ൻറെ രണ്ടറ്റത്തും തട് തടികൊണ്ടുള്ള മൂന്ന്‌ വീതം കോളുകൾ സ്ഥാപിക്കും ഈ കോളുകൾ wicket എന്ന് വിളിക്കുന്നു

batting team ലെ പ്രധാന bat man നിലയുറപ്പിക്കുന്ന wicket ലേക്ക് fielding team NTE baller pitch ൻറെ മറുവശത്ത്‌ നിന്ന് പന്ത് എറിയുന്നു bat man പന്തടി ച്ച bat man പന്തടിച്ചകറ്റി ശേഷം എതിർ team അംഗങ്ങൾ പന്ത് തിരികെ എത്തിക്കു എത്തിക്കും വരെ സഹ bat man നൊപ്പം pitch ഒരത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഓടുന്നു ഇങ്ങനെ ഓടി നേടുന്നതിനാൽ bat man നേടുന്ന score നെ run എന്ന് പറയുന്നു batsman കീഴടക്കി baller ഉടെ പന്ത് wicket ൽ പതിക്കുകയോ batsman അടിക്കുന്ന പന്ത് നാലാം തൊടുന്നതിനു മുമ്പ് എതിർ team അ എതിർ team അംഗങ്ങൾ പിടിക്കുകയോ ചെയ്താൽ bat man പുറത്തതാകുന്നു പുറത്താകുന്ന bat man ന് പകരം അടുത്തയാൾ എത്തുന്നു ഇപ്രകാരം batting team ലെ പന്ത് bat man bat man മാർ പുറത്താകുമ്പോൾ ഏകദിന cricket എത് വ്യത്യസ്തമാണ് അടുത്ത team അഹ് അടുത്ത team ന്റെ ഊഴമെത്തുന്നു

അടിസ്ഥാന മത്സരമാണെങ്കിലും ആധുനിക കാലത്ത് ഏക ദിന മത്സരങ്ങൾക്കാണ് ജനപ്രീതി ഇരുവത്രണ്ടു പേരുടെ മത്സരമാണെങ്കിലും ഇത്രയും ചേർ ഇത്ര ഇത്രയും പേർ തന്നെ കളിക്കുന്ന ഇതര കായിക ദിനങ്ങളെ അപേക്ഷിച്ച്‌ cricket jana preethi യിൽ പിന്നിലാണ് ഇപ്പോൾ commonwealth രാജ്യങ്ങളിൽ ചിലവയിൽ മാത്രമേ ഈ ഗജയിക കായിക വിനോദം ആസ്വദിക്കപ്പെടുന്നുള്ളു cricket ൻറെ ജനപ്രീതിക്ക് വിഗാധ മാകുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട് പ്രധാനമായും അതിലധിവകമോ ദിവങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നതാണ് foot ball ആകട്ടെ ഒന്നര മണിക്കൂറിൽ മത്സരം അവസാനിക്കുന്നു ഇതര കായിക വിനോദങ്ങൾ അപേക്ഷിച്ചു cricket ന്റെ നിയമൽ സങ്കീര്ണമാണെന്ന് പറയാം കളിക്കാരുടെ കായീക ക്ഷമതയേക്കാൾ സാങ്കേതിക മികവിനാണ് cricket ൽ പ്രാധാന്യം

എതിർ team നെക്കാൾ കൂടുതൽ runs നേടുക എന്നതാണ് കളിയുടെ ലക്ഷ്യം ഒരു കളി innings ഉകളായി വിപചരി വിപജ് വിപജിച്ചിരിക്കുന്നു ഒരു team batter ചെയ്യുമ്പോൾ team നേടുമ്പോൾ എതിർ team feald ചെയ്യുന്നു രണ്ടാമത് bat ചെയ്യുന്ന team എതിർ team run runs നെക്കാൾ കുറവാണ് നേടിയതെങ്കില് അവർ അത്രയും runs ന് തോറ്റു എന്ന് പറയും അല്ലെങ്കിൽ അദ്യം bat ചെയ്ത team അത്രയും runs ന് ജയിച്ചു ഒരു team രണ്ട് innings ഉകൾ ക്ക് കളി കളിക്കുന്ന test മത്സരങ്ങളിൽ രണ്ടാമത് bat ചെയ്ത team രണ്ടു രണ്ടിന്നി സ്സുകൾ bat ചെയ്തിട്ടും ആദ്യത്തെ team ൻറെ ഒന്നാം innings ലെ score ന് ഒപ്പം എത്തിയില്ലെങ്കിൽ ആദ്യ team പിന്നീട് bat ചെയ്യേണ്ടതില്ല അവർ innings നും അത്രയും runs ന് ജയിച്ചു എന്ന് പറയും

രണ്ടാമത് bat ചെയ്യുന്ന team ആദ്യത്തെ team നേക്കാൾ score നേടി പര്യവസാനിക്കുമ്പോൾ എത്ര wicket മുകൾ ശേഷിക്കുന്നുവോ അത്രയും wicket കൾക്ക് ജയിച്ചു എന്ന് പറയും നേടുന്നതിന് മുൻപ് മത്സര സമയം അവസാനിച്ചുവെങ്കിൽ പ്രസ്തുത മത്സരം സമനിലയിൽ അവസാനിച്ചു എന്ന് പറയും

ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നിശ്ചിത over ഉകൾക്കുള്ളിൽ അദ്യ team നേടിയ score നേക്കാൾ അതികം runs നേടുമ്പോൾ ആ team വിജയിക്കുന്നു നിശ്ച നിശ്ചിത over ഉകൾ തീരുന്നതിന് മുമ്പ് രണ്ടാമത്തെ team ലക്ഷ്യം നേട് നേട തിരിക്കുകയോ എല്ലാവരും പൊറത്താകുകയോ ചെയ്യുമ്പോൾ ആദ്യ team വിജയിക്കുന്നു score തുല്യമാകുകയും over ovar ഓ wicket ഓ തീരുകയും ചെയ്യുമ്പോൾ ഇരു team ഉം time പ്രഖ്യാപി time പ്രാപിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ പുതുക്കിയ നിയമം അനുസരിച്ച് super over രീതിയിൽ വിജയികളെ നിശ്ചയിക്കുന്നു ഇരു time ഉം ഒരു over മാത്രം bat ചെയ്യുകയും രണ്ടാമത്തെ team ആ ലക്ഷ്യം നേടി നേടുകയാണെങ്കിൽ ആദ്യ team തോല തോൽക്കുകയും ചെയ്യുന്നു cricket നിയമങ്ങൾ പ്രധാനമായും നാല്പത്രണ്ട് നിയമൾ അടിസ്ഥാനമാക്കിയാണ് cricket മത്സരങ്ങൾ സങ്കടിപ്പിക്കുന്നതു cricket കളിക്കുന്ന രാജ്യങ്ങളുമായി കൂടി ആലോജിച് മേൽ ലബോൺ cricket club ആണ് പ്രസ്തുത നിയമങ്ങൾ തയ്യാറാക്കിയത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയോ നിയമങ്ങൾ പരിഷ്കരിക്കുകയോ ചെയ്യുമെങ്കിലും cricket കളിയുടെ അടിസ്ഥാന

കളിക്കാരൻറെ കഴിവിനനുസരിച്ചു bat man എന്നോ baller എന്നോ വേർതിരിക്കുന്നു സന്തുലിതമായ ഒരു team ൽ സാധാരണയായി അഞ്ചോ ആറോ batting പ്രതിഭകളും നാലോ അഞ്ചോ balling പ്രതിഭകളും ആയിരിക്കും ഉൾപെട്ടിരിക്കുക

cricket മത്സരം നിയന്ത്രിക്കുന്നവരെ umpire മാർ എന്ന് വിളിക്കുന്നു കളികളത്തിലുള്ള രണ്ടു umpire മാരാണ് മത്സരം നിയന്ത്രിക്കുന്നത് ഒരു പ്രധാനി ball ചെയ്യുന്ന wicket നു പിന്നിൽ ഏർ നി നിലയുറപ്പിക്കും പ്രധാന തീരുമാങ്ങൾ എല്ലാം ഈ സ്ഥാനത്തു നിൽക്കുന്ന umpire ആയിരിക്കും സ്വീകരിക്കുന്നത് രണ്ടാമത്തെ square square ലെബ്‌ എന്നറിയപെടുന്ന fielding സ്ഥാനത്തിനിന്ന് സമീപം നിലയുറപ്പിക്കും batsman ൻറെ നീക്കങ്ങൾ ഒരു വശത്തുനിന്നും നിരീക്ഷിക്കുന്നതാണ് ഈ സ്ഥാനം ഉപടോഗപ്പെടുത്തുന്നത് പ്രധാന മത്സരങ്ങളിൽ ഈരണ്ടുപേർക്കു പുറമെ കളിക്കളത്തിൽ പുത് ഒരു umpire ഉണ്ടായിരിക്കും

മൂന്നാം umpire ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് അന്തേവാ umpire ക്ക് പുറമെ രാജ്യാന്തര മത്സരങ്ങളിൽ ഒരു match referee ഉം ഉണ്ടായിരിക്കും മത്സരം cricket നിയമങ്ങൾ അത് അനുസ ഏർ ആഹ് അനുസരിച്ച് തന്നെയാണ് മുന്നേറുന്നത് എന്ന് വിലയിരുത്തുകയും ആണ് match referee യുടെ ദൗത്യം score

രേഖപ്പെടുത്തുകയാണ് ഇവരുടെ ധൗത്യം umpire മാർ ഈ കാളി കളത്തിൽ നിന്ന് നൽകുന്ന അങ്ക അംഗവിക്ഷേപങ്ങൾ മനസിലാക്കിയിടത്താണ് score രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തുന്ന score ഉകൾ പിഴവില്ല എന്നുറപ്പാകുകയും വേണം രാജ്യാന്തര മത്സരങ്ങളിൽ ഔദ്യോഗിക scorer മാർക്ക് പുറമെ മത്സരത്തിന്റെ സവിശേഷ

അതിന് കാരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ മൊത്തം ഭീതികളും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് മുകളിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ വളർന്നിരിക്കുന്നു. ഏതൊരു ആഹ് സാഹചര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതായത് ഏർ hospital ആയിക്കോട്ടെ industry ആയിക്കോട്ടെ ഒരു factory ആയിക്കോട്ടെ. ഒന്നും വേണ്ട. ഒരു sales man. ഒരു sales industry ആയിക്കോട്ടെ. ഏർ fashion media ആയിക്കോട്ടെ. അല്ലെങ്കിൽ movies ആയിക്കോട്ടെ. digital media ആയിക്കോട്ടെ. press ഏത് തരത്തിലുള്ള ഒരു ഏർ industry എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് മുകളിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ സമൂഹം പോകുന്നത്. എന്താ നമ്മുടെ സുഹൃത്തിന് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വിദ്യാഭ്യാസം ഇല്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. പിന്നെ ഈ topic വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു topic എന്ന് പറഞ്ഞാൽ വളരെ common ആണ്. മിക്ക debate കളിലും മിക്ക conversation കളിലും ഈ ഏർ വിദ്യാഭ്യാസം എന്നൊരു topic എടുക്കുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാൻ ഒത്തിരിയുണ്ട്. ഭയങ്കര vast ആയിട്ടുള്ള ഒരു topic ആണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കാരണം എപ്പോഴും അന്നും ഇന്നും എപ്പോഴും വിദ്യാഭ്യാസം ആവശ്യമാണ്. പക്ഷെ

വിദ്യാഭ്യാസം കൊറേ കുറവുള്ളവരായിരുന്നു കൂടുതൽ. ഏർ വിരലിലെണ്ണാവുന്ന ചുരുക്കം ചില ആളുകൾക്കായിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ജോലിക്കാരാകും. അങ്ങനെയുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളു. അത് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ജീവിതസാഹചര്യങ്ങളാകാം. പക്ഷെ അന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതസാഹചര്യത്തിലൂടെ പഠിക്കാവുന്ന വിദ്യാഭ്യാസങ്ങളും അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് നമ്മൾ എല്ലാവരും digital world ൽ ആണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ട് ഒരു ജീവിതത്തിനെക്കുറിച്ച് പഠിക്കാനും ജീവിതം എങ്ങനെയെന്ന് പഠിക്കാനും നമുക്കൊരു അവസരം ഇല്ല. നമുക്ക് ഈ digital world ൽ മത്സരമാണ്.

ആഹ് ആ ഒരു എന്താണ് എല്ലാത്തിനും അതിന്റെതായ മഹത്വം ഉണ്ടെങ്കിൽ ഇന്നത്തെ മനുഷ്യർ പലതിനേം പലതായി വേർതിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് വല്യവല്യ position നിൽ എത്തണമെങ്കിൽ വി

സാമാന്യ ബോധമെങ്കിലും തനിക്ക് വേണ്ടേ. ഈ സാമാന്യ ബോധം അല്ലെങ്ങിൽ വിവരം ഒക്കെ വരുന്നതും ഈ വിദ്യാഭ്യാസത്തിലൂടെയാണ്. അറിവിലൂടെയാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു അറിവാണ്.

ഒക്കെ ഉണ്ട്. ആരും ഇല്ലാന്ന് പറ ഏർ അത് നമ്മക്ക് സമ്മതിക്കാൻ പറ്റുന്നൊരു കാര്യം അല്ല. ഇന്നത്തെ കാലത്തും കുശുമ്പും കുന്നയ്മേം മറ്റ് പലരീതിയില് ഏർ തിരിച്ച വ്യത്യാസം കാണിക്കുന്ന അമ്മായിഅമ്മമാരും അമ്മമാരും പല ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞകഴിഞ്ഞാൽ അറിവില്ലായ്‍മ. വിവരമില്ലായ്മാ. വിദ്യാഭ്യാസമില്ലായ്മ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞ ഒന്ന്തന്നെയാണ്. പല പേരുകളാണെങ്കിലും ഇതിന്റെ എല്ലാം ഒറ്റയർത്ഥം. ഇതിനെ എല്ലാം ഒറ്റ കെട്ടില് കെട്ടിയിടാവുന്ന ഒറ്റ ത്രാസിൽ കെട്ടാവുന്നതാണ്. അതായത് ഈ വിവരോം അറിവും വിദ്യാഭ്യാസം. അതായത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒന്നൊണ്ടെങ്കിൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കില്ല. കുശുമ്പുകുത്തില്ല. കുന്നായ്മകള് പറയില്ല. കാരണം എന്താ? നമ്മക്ക് വിവരം ഉണ്ട് വിദ്യാഭ്യാസം ഉണ്ട്. ഇത് നമ്മള് Plus Two ഏർ പഠിച്ചുകഴിഞ്ഞിട്ട് അല്ലെങ്കില് ഒരു doctor അതെ ഈ collector ക്ക് മാത്രമല്ല ഈ വിദ്യാഭ്യാസോം അറിവും ഒക്കെ വരുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൃഷിക്കാർക്കും സാധാരണ നമ്മടെ parents സ്സ്. ഇപ്പൊ വെറും പത്താം class സ്സ് കാരനാണ്. പക്ഷെ അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് നമ്മുക്ക് വേറൊരു തലത്തിൽ പറയാൻ കഴിയും. കാരണമെന്താ? അയാൾടെ അറിവ്. ഞാൻ പറഞ്ഞത് ശെരിയല്ലേ?

കഴിവ് അല്ലെങ്കില് അറിവ് ജ്ഞാനം ഇതിനെ ഒരുമിച്ച് പകർന്ന് കൊടുക്കാനായിട്ട് സമൂഹം develop ചെയ്ത് കൊണ്ടുവന്നാലെ സമൂഹം അഹ് നമ്മള് അതിനെ mould ചെയ്ത് കൊണ്ടുവന്ന ഒരു

നമ്മടെ രാജ്യത്ത് എന്തായാലും ഇല്ല. സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഇണ്ടെന്ന് പറയുന്നു. എത്രത്തോളം ശെരിയാണെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും പുരോഗമന രാജ്യങ്ങളിൽ ഒക്കെ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി അവരുടെ കഴിവുകളെ വാർത്തെടുക്കുന്ന രീതീലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നമ്മളും മാറി കേൾക്കുന്നത്.

അവര്ക്ക് വേണ്ടതായിട്ടുള്ള അറിവുകൾ പറഞ്ഞുകൊടുക. ഇതിനെ ഇതിനുള്ള main ആയിട്ടുള്ളഒരു ഘടക്കംന്ന് പറയുന്നത് അഹ് താങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെതന്നെ ഇവരെ ഒരു മത്സരജീവികളാക്കി മാറ്റുന്നതിനപ്പുറം ഒരു സമൂഹത്തില് എങ്ങിനെ വിനയത്തോടെ സഹജീവികളോട് ബഹുമാനത്തോടും അതുപോലെതന്നെ നേരത്തെ പറഞ്ഞതുപോലെതന്നെ അമ്മായിഅമ്മ മമരുമകളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറ അറിവില്ലായ്‍മയുടെ ഓരോ വശങ്ങളാണ്. അപ്പൊ എങ്ങിനെ ഒരു ഒരു സഹജീവിയോട് അഹ് വിനയത്തോടും ബഹുമാനത്തോടും പെരുമാറാൻ പഠിപ്പിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയഒരു basic step ആണ് വിദ്യാഭ്യാസംകൊടുക്കല് അല്ലേൽ അറിവ് പറഞ്ഞുകൊടുക എന്നുള്ളത്. അതിനു ശേഷമാണ്

ഈരീതിയിലുള്ള training നമ്മൾ കൊടുക്കുന്ന ഒരു അഹ് സംവിധാനമാണ് വിദ്യാഭ്യാസ സംവിധാനം എന്ന്പറയുന്നത്. അപ്പൊ അതില് ഒരുപാട് ന്യുനതകൾ ഉണ്ട് പോരായ്‌മകൾ ഉണ്ട്. നേരത്തെ താങ്ങൾ പറഞ്ഞതുപോലെതന്നെ ഇതിനുവേണ്ടീട്ട് ഇതിനെ ഒരു competition item മായിട്ട് കാണുന്ന ഒരുപാട് മാതാപിതാക്കളും ഉം കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനുള്ള പ്രശ്നമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അതിന്റെ പേരിലപ്പോൾ അക്രമം ഉണ്ടാവും വെല്ലുവിളികൾ ഉണ്ടാവും

ക്രമങ്ങള് വരെ നടക്കുന്ന സാഹചര്യത്തിലൂടെ ആണ് നമ്മൾ കടന്നുപോണത്. പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പേരില് അക്രമം നടത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വളരെ ദാരുണമായിട്ടുലൊരു അഹ് സംഗതിയാണ്. അതൊന്നും നമ്മള് ഒരിക്കലും

അഖില് പറഞ്ഞത് വളരെ ശെരിയാണ്. പക്ഷെ ഇന്നത്തെ സമൂഹം എന്താ ചെയ്യുന്നേ എന്നറിയോ താങ്ങൾക്ക്? അതായത് വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കുകയാണ്.

വി ഏർ ഇപ്പൊ നമ്മള് പലയിടത്തും കണ്ടിട്ടൊണ്ട്. ഒരു ഏർ പല അതായത് പല ഇങ്ങിനെ ഇട്ടിരിക്കയാണ് വെല്യവല്യ marketing നടന്ന ന നടനടക്കുകയാണ്. അതായത് ഒരു MBBS seat ഇന് ഞഒരു കോടി രൂപ നിങ്ങൾ എനിക്ക് തന്ന ഞാൻ മേടിച്ചു തരാം. അത് ഇന്നആളെന്നില്ല. പല മന്ത്രിമാർ മുതൽ ഇങ്ങോട്ടിങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് വിദ്യാഭ്യാസത്തെ കച്ച ച്ചവടം ആകുകയാണ്. അങ്ങിനെ ആ ആക്കുന്ന ഒരു സമൂഹത്തില് വളരുന്ന കുട്ടികളുടെ തലയിലേക്കും അങ്ങിനെതന്നെയാണ് കേറുന്നത്. വിദ്യാഭ്യാസം ഒരു കച്ചവടമാണ്. അവിടെ മത്സരിക്കുകയാണ് ആളുകൾ. അപ്പൊ വളർന്ന് വരുന്ന തലമുറയും അങ്ങിനെതന്നെ ചിന്തിക്കുന്നത്. ആ okay. എനിക്ക്ഞാൻ ഒരു കോടി കൊടുത്തു MBBS seat വാങ്ങും. അപ്പൊ അഹ് അതിലാണ് എന്തോ വല്യ സംഭവമായിട്ട് കാണുന്നത്. അല്ലാണ്ട് പഠിച്ചു വന്ന് Government seat കിട്ടുന്ന കുട്ടിയേക്കാൾ അഹങ്കാരമാണ് ഇത്ര പൈസ കൊടുത്ത ഞാനൊരു seat ഒപ്പിച്ചെടുത്തതിനുള്ള ഏർ കുട്ടികൾക്ക്. കാരണം അഹ് ഏർ ഇതിൽനിന്ന് നമ്മക് മനസ്സിലാക്കേണ്ടത് എന്ന വെച്ചുകഴിഞ്ഞാല് parents ആയിക്കോട്ടെ മറ്റ് പല ആളുകൾ ആയിക്കോട്ടെ വിദ്യാഭ്യാസം ഒരു കച്ചവടമായി അല്ലെങ്ങിലോരു തെറ്റായി കുട്ടികളില് inject ചീയപെട് inject ചെയ്തുകൊണ്ട് ഇരിക്കാണ്. ഇപ്പം ഈ വിദ്യാഭ്യാസംന്ന് പറയുന്നത് Plus Two കഴിഞ്ഞു doctor ആവുന്നതും collector ആവുന്നതും അല്ലെങ്കിലൊരു teacher ആവുന്നതും അല്ല വിദ്യാഭ്യാസം. ഒരു കുട്ടിക്ക് എന്താണോ കഴിവ്, ചിലപ്പോ ഒരു കുട്ടിക്ക് പഠിക്കാനായിരിക്കില്ല കഴിവ് ചിലപ്പോൾ വരക്കാനായിരിക്കും കഴിവ്. അതിമനോഹരമായി വരക്കുകയായിരിക്കാം. അതും ഒരു വിദ്യാഭ്യാസം ആണ്. Drawing als drawing ഗും ഒരു വിദ്യാഭ്യാസം ആണ്. അതേ പോലെതന്നെ പാട്ട് പാടുന്നത്, അതും പാട്ടിന്റെ

അത് അതും വിദ്യാഭ്യാസമാണ് അപ്പം നമ്മള് ഒന്നില് മാത്രം ഏർ ത് collector ആയാലേ ആ collector ന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കര വിദ്യാഭ്യാസം കൂടുതലാണ് കൃഷിക്കാരന് അതോണ്ട് വിദ്യാഭ്യാസം ഇല്ല. അങ്ങിനെ പറയരുത്. ചെലപ്പം കൃഷിക്കാരന്‍ ഒരു ഏർ ഒരു ഏർ ഒരു plantation നിന്നെ കുറിച്ചുള്ള ഈപഒരു example ഇതുപോലെ ഒരു ഞാറ് നട്ട് അത്

അത് നമ്മള് ആഹ് അത് നമ്മള് ഒന്ന്കൂടെ ശ്രദ്ധിക്കണം. ഇന്നത്തെ വളർന്ന് വരുന്ന തലമുറയെ നമ്മള് ഇതൊക്കെ പറഞ്ഞാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് നമ്മള് വെശ്വിദ്യാഭ്യാസ വിഷം

അതെ. എനിക്ക് തോന്നുന്നത് ഏർ നമ്മടെ ഒരു നശിച്ചു പോയ്കൊണ്ടിരിക്കുന്ന ഒരു കഴിവാണ് വായിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാ. വായിച്ചുകൊണ്ട് കുട്ടികള് അതിമനോഹരമായിട്ടുള്ള സ്വപ്‌നങ്ങൾ കാണാൻ പഠിക്കും. അവരുടെ Imagination skill അതായത് അവരുടെ മനസ്സിനെ അഹ് പല കാഴ്ചകളും വർണങ്ങളും അഹ് മെനയാനായിട്ട് ഇപ്പൊ നമ്മളൊരു visual ആയിട്ടുള്ളഒരു digital source നമ്മള് കാണുവാണെന്ന് ഉണ്ടെങ്കില് അതിലായൊരു സംവിധായകൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നേ അത് കാണാൻ ആണ് നമ്മുക്ക് ഏർ സാധ്യത കൂടുതല്. കാണുന്ന ആരാളാണോ അതിന്റെ സൃഷ്ടാവ് എന്താണോ അവിടെ നിർമിച്ചിരിക്കുന്നത് അതിനെയാണ് അയാള് മനസ്സിലാക്കുന്നത്. ശ്രോതാവ് അല്ലെങ്കില് ഏർ fashion ന് ഏർ മനസ്സിലാകാ. പക്ഷെ വായന എന്ന് പറയുംപോലെ നമ്മള് അതിനെ വായിച്ചു ഗ്രഹിച്ച് പല തലത്തിലും നമ്മക്കതിനെ വ്യാഖ്യാനിക്കാനും ആ രീതിയിലുള്ള ഭാവനകള് സൃഷ്ടിക്കാനും കഴിവുള്ള ഒരുഒരുഒരു സംവിധാനം ആണ് വായന. ആ ഒരു സമ്പ്രദായം തന്നെ നമ്മടെ കുട്ടികൾ ഇന്നും നമ്മടെ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ഓരോരുത്തരിൽനിന്നും അത് പൊയ്‌പോയിരിക്കുന്നു. വായന എന്ന്പറയുന്ന ഒരു ശീലം തന്നെ ഇല്യാണ്ടായി. ഹും പക്ഷെ ഞാന്‌ ആലോചിച്ചപ്പഴ് ഇതൊക്കെ നമ്മക്ക് എങ്ങിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. ഈ പ്രതിസന്ധികളെയൊക്കെ നമ്മക്ക് എങ്ങിനെ തരണം ചെയ്യാൻ പറ്റും. നമ്മുടെ സമൂഹത്തില് എത്രത്തോളം ഈയൊരു വിദ്യാഭ്യാസ അഹ് മേഖല അഹ്

തിരിച്ചുകൊണ്ടുവരാം എന്നതൊരു വല്യ question ആണ്. കാരണമെന്താന്ന് വച്ച ഞാനോ അഖിലോ ഇവിടെയിരുന്നോണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും ആവുന്നില്ല. ഇനി ഇവിടെയിരുന്നോണ്ട് പറഞ്ഞോണ്ട് മാത്രമല്ല എ പുറത്തിറങ്ങി പ്രസംഗിച്ചാൽ പോലും ഒന്നുമാവുന്നില്ല. കാരണം ഇന്നത്തെ digital ലോകം അവര് അതിനു അത്ര മാത്രം എല്ലാവരും സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വായിക്കുന്നില്ല എന്നല്ല. വായിക്കുന്നൊണ്ട്‌. ഏതിലൂടെ? Instagram page ജിലൂടെ. Facebook കിലൂടെ. അതുപോലെത്തന്നെ നമുക്കൊരു വെഒരു ഏർ ഒരു novel വായിക്കണെങ്കില്നമ്മളത് phone ല് download ചെയ്തിട്ട് phone ൽ നോക്കീട്ടാണ് നമ്മളാ വായിക് book എടുക്കാൻ ആ book ഇന്റെ weight താങ്ങിപ്പിടിക്കാൻ എല്ലാവർക്കും ഇന്നത്തെ കാലത് മടിയാണ്. അപ്പൊ വേറൊന്നും ചെയ്യാനില്ല. സ്വന്തമായിട്ട് ഒരു തോന്നല് വര, ഉച്ച കുഞ്ഞുകളെ ചെറുപ്പം മുതലേ കു കുട്ടികളെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും book ഇന്റെ പ്രാധാന്യം പറഞ്ഞു പഠിപ്പിക്കുക. അവരെ book വായിപ്പിക്യ. ഏർ പിന്നെ അഹ് book parents സ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ അത് വായിപ്പിക്യ. കഥകളും കവിതകളും ഒക്കെ വായിപ്പിച്ചു അവരെ ആ ലോകത്തിലേക്ക് തിരിച്ചു കൂട്ടികൊണ്ട് വര്യാ. ഇത് മാത്രമേ ഇന്ന് നടക്കത്തൊള്ളൂ. വേറെ ഒന്നും നമ്മുക്ക് ഏർ എന്താ പറയാ ഒരു chance ഇല്ല നടത്തിയെടുക്കാൻ. അല്ലെങ്കി library ഇല്ലെന്നല്ല. ഇവിടെ libraries ഉണ്ട്. പക്ഷെ അതാരും ഉപയോഗിക്കുന്നില്ല പണ്ടത്തെപ്പോലെ.

വെറുതെ അയാളെടുത്തു അറിവ് ശേഖരിക്കാൻ വേണ്ടി മാത്രം വായിക്കില്ല. അയാൾക്കത് ആസ്വദിക്കാൻ കഴിയണം. അയാൾക്കതില് സമയം ചിലവഴിക്കുന്നതിനു എന്തേലും നേടാൻ കഴിയണം. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും അങ്ങിനെ ചെയ്യുമെന്നെനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്തു പിന്നീടും

ഏർ മോശവശങ്ങളെ കുറിച്ചു നമ്മളൊരുപാട് നമ്മള് discuss ചെയ്തു. അതോടൊപ്പംതന്നെ ഞാൻ ഏർ എല്ലാരോടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിദ്യാഭ്യാസംകൊണ്ടുള്ള കുറച്ചു നല്ല വശങ്ങളാണ്. അതായത് ഏർ ഓ നമ്മള് നോക്കാണെന്നുണ്ടെകില് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് നമ്മളെക്കാളും അറിവുകളുണ്ട്. പല മേഖലകളിലും. നമ്മളവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽപോലും പല മേഖലകളിൽ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിവുകൾ ഇണ്ട്. അവര് എൻ്റെ ചെറുപ്പത്തിലൊന്നും എനിക്ക് ഏർ നമ്മടെ ഈ ഇട്ടാവട്ടം നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ചുറ്റുപാടുമുള്ള നമ്മടെ തൊട്ടീക്കൂടെ നടക്കാനും നമ്മടെ പാടത്തൂടെ തവളെ പിടിക്കാനും ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുക്ക് അറിയൊള്ളു ഞാൻ ഈയെടെ എൻ്റെ എൻ്റെ മകള് അവള് അവര് ദുബായില്‍ ഏർ അവര് leave ൽ വന്നു ദുബായിൽനിന്നു leave ഇന് വന്ന ആൾക്കാരാണ്. അവൾടെയടുത്ത സംസാരിച്ചപ്പോൾ അവൾക്ക് എന്തൊക്കെ make up ഉം brand ടുകൾ ഏതൊക്കെയിണ്ടെന്ന് അറിയാം. ഏതൊക്കെ fashion രംഗത്ത് ഏതൊക്കെയാണ് ഏറ്റോം വെവെലകൂടിയ dress സ്സുകള് അവൾക്ക് വളരെ ചെറിയ കുട്ടിയാണ്. നാലുവയസ്സെങ്ങാടെയുള്ളൂ. ആ കുട്ടീടെ വായിൽനിന്നു സംസാരിക്കുന്ന കാര്യങ്ങൾ കെട്ടുകഴിഞ്ഞാല് നമ്മള് തോന്നും നമ്മളാണ് കുട്ടി അതാണ് വല്യേആളെന്ന്. എന്തൊക്കെ സംവിധാനങ്ങളീ ഭൂമീലിണ്ടെന്ന് മൊത്തമറിയാം. ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ fashion brand ടുകൾ ഉണ്ട്. ഏർ ആരൊക്കെയാണ് celebrities സ്സ്. ഈ പറയുന്ന celebrities സിന്റെ എത്ര വരുമാനം കിട്ടുന്നുണ്ട്. അവരിപ്പോ എന്തൊക്കെയാണ് അവരുടെ ഇഷ്ട വിനോദങ്ങള്. അവരിക്ക് എവിടുന്നൊക്കെയാണ് പൈസ കിട്ടുന്നത്. അപ്പം പല മേഖലകളിഇതൊക്കെ വിദ്യാഭ്യാസത്തിനിന്നു തന്നെ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഇഅഇ ദുബൈയെന്നു പറയുന്ന രാജ്യത്ത് ഈ കുട്ടീനെ വിടുംബം നമ്മടെ രാജ്യത്തെ പോലൊരു generic ആയിട്ടുള്ള വിദ്യാഭ്യാസമല്ല ഈ കുട്ടിക്ക് കിട്ടുന്നത്. കുറച്ചൂടി കു

fashion രംഗത്തുള്ള ഏർ പല അറിവുകളുമാണ് പകർന്നു കൊടുക്കുന്നത്. ആ അറിവുകളാണ് ഈ കുട്ടി എന്റടുത്തു വന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ changes ഒക്കെ വരുന്നുണ്ട്. നമ്മളാണ് കുട്ടികളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താപറയാനുള്ളത് ഇതിനെക്കുറിച്ചു?

പക്വതേം അറിവുമുള്ളവരാണ്. നമ്മക്ക് അറിയാത്തവരെ അവർക്ക് കൃത്യമായിട്ട് ഈ ലോകത് നടക്കുന്നതെന്താന്നും അത് ഇ ഏർ മറ്റ് രാജ്യങ്ങള് വേണ്ട, ഇന്ത്യയിലുള്ള കുട്ടികളാണെങ്കിൽപോലും അങ്ങിനെതനാണ്. L. K. G യിൽ പഠിക്കുന്ന കൊച്ചിനടുത്തു ചോയിച്ചാലും ആ കൊച്ചിന് കൃത്യമായി നമ്മളൊക്കെ ചെലപ്പോ എനിക്ക് തോന്നുന്നു വായിക്കാൻ പഠിച്ചത് ചെലപ്പം നാലാം class സ്സിലൊക്കെയായിരിക്കും കൂട്ടിവായിക്കാൻ പഠിച്ചത്. ഇന്നത്തെ കൊച്ചിന് കൂട്ടിവായിക്കാൻ ചെറുപ്പം മുതലേ അറിയാം. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ ഈ വേഗത നിറഞ്ഞ ലോകത്ത് അവര് speed ഇല് എല്ലാം പഠിക്കുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഈ വേഗത നിറഞ്ഞ ലോകത്ത് അവർക്ക് ജീവിച്ച് നിലനിന്നു പോണെങ്കി അത്രത്തോളം അവരുടെ mind ഉം അവരുടെ capability ഉം ability ഉം എല്ലാം speed up ചെയ്യണം. വളരണം. അത് വളരുന്നോണ്ട് ഇന്നത്തെ ഈ ഏർ വിദ്യാഭ്യാസ രീതീല്. അപ്പൊ എന്തായാലും സമയം തീരാറായ സ്ഥിതിക്ക്